കടയുടെ അകത്തായി ഒരു കയർ കെട്ടി വെച്ചേക്കുന്നതായി കാണാം.

ഒരു വലിയ ഹൗസ് ബോട്ട് സൈഡ് ഇലായി അടുപ്പിച്ചിരിക്കുന്നതായി കാണാം.

കറുത്ത നിറത്തിലുള്ള മാറ്റ് അവിടെ നിരത്തി നിരത്തി ഇട്ടി ആയിട്ട് ഒരുണ്ട്.

മറ്റൊരു ഭിത്തിയിൽ ചുമപ്പ് നിറത്തിലുള്ള ഒരു ബോക്സ് ഘടിപ്പിച്ചിട്ടുണ്ട്.

തൂണിൽ വെള്ള നിറത്തിൽ വാട്ടർ ഫിൽറ്റർ പോലെ ഒരു സാധനവും ഘടിപ്പിച്ചിട്ടുണ്ട്.

സ്കൂൾ വരാന്തയിൽ കുറച്ച് പേർ നിന്ന് സംസാരിക്കുന്നതായി കാണാം.

കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിലായി ഒരു കമ്പിയും കാണാവുന്നതാണ്.

കുറെ കെട്ടിടങ്ങളും ഒരു ആറുമുള്ളൊ ഒരു കോളനിയാണിത് .